നമ്മുക്ക് ഇപ്പൊ example four ലക്ഷത്തിന് എന്ന് പറയുമ്പോൾ madam ത്തിന്റെ interest എല്ലാം ചേർത്ത് വരുമ്പോൾ madam ത്തിന് monthly EMI അതെ എട്ടായിരത്തി madam ത്തിന് pay ചെയ്യേണ്ടി വരും ഇല്ല madam ത്തിന് fifty yearsനാണ്

അതെ അതെ amount കൂടുതലാകും അല്ല two point five GST കൂടെ കാണും madam ഇത് കൂടാതെ പിന്നെ ഒരു പക്ഷെ നേരെത്തെ ഈ ലോൺ ഒക്കെ pay ചെയ്തത് തീരുമെന്നുണ്ടെങ്കിൽ charges ഉണ്ടിവിടെ പക്ഷെ അത് അത്രക്കല്ല അത് പോലെ തന്നെ madam ഒരു പക്ഷെ monthly EMI pay ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ fine ഉണ്ട്. ഇല്ല ഇപ്പൊ madam ത്തിന് അഞ്ചാംതിക്കകം എന്നുണ്ടെങ്കിൽ അഞ്ചാം തിയതിക്ക് അടക്കണം ഇപ്പൊ ചില salary വരുന്നത് പത്താം തിയതി date നോക്കിയാണ് cash ഇടുന്നത്

നമ്മക്ക് അതിൽ details ഒക്കെ fill up ചെയ്ത് form ഒക്കെ fill up ചെയ്ത് madam ഒരു വേണം നമ്മക്ക് loan ഒന്ന് എളുപ്പത്തിൽ എടുക്കാവുന്നതാണ് father ന് എന്താണ് madam ജോലി?

മതി madam മതി father ന്റെ loan വേണം എന്നുണ്ടെങ്കിൽ loan എടുക്കാം ഇവിടെ പെൻഷൻയിലും ലോൺ ഉണ്ട് അവർക്ക് loan പെൻഷൻ വാങ്ങിക്കുന്നത് പെൻഷൻ amount ൽ fifteen times അങ്ങനെ loan ആയിട്ട് അവർ ചെയ്ത തരും അവർക്ക് പക്ഷെ interest ഇച്ചിരി കൂടുതലാണ് ten point five ആണ് അതെ കൂടുതലാണ് women category എന്ന് പറയുമ്പോൾ madam nine point two zero

ഇല്ല madam അതൊന്നും പ്രശ്നമില്ല പെൻഷൻ വാങ്ങിക്കുന്ന ആളെല്ലേ അതൊന്നും പ്രശ്നമില്ല loan കൊടുക്കാവുന്നതാണ് പിന്നെ madam കുറെ documents ഏതൊക്കെ documents വേണം എന്ന് പറയാം

electricity bill റേഷൻ കാർഡോ വോട്ടർ id കാർഡോ പാസ്സ്പോർട്ടോ madam ത്തിന് income വരുന്ന അവിടെത്തെ statement എടുക്കാം പിന്നെ അത് കൂടാതെ തന്നെ madam ത്തിന് ITR return എപ്പോ madam hello hello

Hello madam. Thank you madam. Hello thank you Madam

അല്ല അഹ് sorry sir, sir ൻറെ അഹ് phone number ഒന്ന് പറയോ?

sir number ഒന്നൂടെ confirm ചെയ്യാനായിട്ട് പോവയാണ്, seven one hello sir കേക്കാവോ? ഇരുവത്ത്~ ഏർ two three three one two one double one

Sir, sir ൻറെ order ID നാപ്പത്തെട്ട്‍ പൂജ്യം ഏഴ് അമ്പത്തൊമ്പത് ഇരുവത്തിനാലേ ആണ്. sir order ചെയ്തേക്കുന്നെ പത്തേ നാലേ രണ്ടായിരത്തി ഇരുവത്തിരണ്ട് ആണ്. അത് order delivery ചെയ്തേക്കുന്നത്, പതിനഞ്ചേ നാലേ രണ്ടായിരത്തി ഇരുവത്തിരണ്ടിലാണ് ആഹ് okay sir അപ്പം deli~ ഏർ ഇ-കാർട്ട് മുഖേനെയാണ് sir ൻറെ product റെഡ്‌മി നയൻ എ അല്ലേ? ആഹ് sir ഇപ്പം pattern ഇട്ടപ്പ~ ഏർ ഇട്ടപ്പഴേക്കും അത് lock ആയി. Sir ഏർ sir ഇപ്പം pattern ഏർ ഇട്ടപ്പഴത്തേക്കും ആഹ് phone ആഹ് lock ആയി പോയല്ലേ? അതല്ലേ പ്~ പ്രശ്നം okay sir, sir ഇപ്പം ചെയ്യേണ്ടേന്നു വെച്ചാ ആഹ് ഉം ആ phone ഇപ്പം on അ~ on ആവുന്നില്ലേ? ആഹ് അപ്പം lock screen മാത്രാണോ കാണിക്കിന്ന~ okay sir, sir അപ്പം sir ആഹ് side ത്തെ power button ല്ലേ, volume button ൻറെ താഴെയുള്ള power button ആഹ് ചെറുത് ആഹ് ചെറുതെന്നെ. അപ്പം അതിലൊന്ന് hold ചെയ്തു പിടിക്കാവോ? അതിലെ മൂന്ന് option ഒണ്ടതില്, power off, silent പിന്നെ പ~ ആഹ് restart അതില് restart ഒന്ന് scroll എയ്യാവോ?

ഉം ഇപ്പഴത്തെ inter~ interface ൽ എന്താണ് sir കാണിക്കുന്നത്? display ൽ Okay sir അഹ് അപ്പം sir ഒരു കാര്യം ചെയ്യ് ഏർ sir ഇട്ട pattern എങ്ങനെയാന്ന് ഓർമ്മയൊണ്ടോ? Sir അപ്പം ഇതിലിപ്പം sir ന് ഇപ്പം ചെയ്യാൻ പറ്റുന്നേന്നു വെച്ചാ ഒരു അതിൻറെ പൊ~ password ഇപ്പം നമുക്ക് അഹ് ഏർ hello sir കേക്കാവോ sir ഇപ്പം sir നിപ്പം ചെയ്യാൻ പറ്റുന്നേന്നു വെച്ചാ, pattern അറിയാരുന്നേ അതൊന്നു open ചെയ്തിട്ട് factory reset ചെയ്യുവാരുന്നേ ഏർ ചെയ്യാൻ പറ്റിയാരുന്നേ നമുക്ക് ആഹ് phone ലെ datas മൊത്തം പോയിട്ട് ഒന്നൂടൊന്ന് open ആയിട്ട് വന്നേനെ. അപ്പം നിങ്ങക്ക് പുതിയ ആഹ് pattern നിങ്ങക്ക് ഇടാൻ പറ്റുവാരുന്ന്. ഇതിപ്പം lock ആയ സ്ഥിതിക്ക്. ഇതിപ്പം അതിനാത്ത് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല, restart ആയിട്ടും ആവുന്നില്ലല്ലോ ല്ലേ? Okay ഇപ്പം നമ്മക്കിപ്പം അയിനാത്ത് ചെ~ ആഹ് പറഞ്ഞോളൂ sir

എന്താ sir ഒന്നൂടെ പറഞ്ഞേ ആഹ് ആഹ് ശെരിയാണ് sir സംഭവം. ആഹ് സംഭവം അതുകൊണ്ടാണ് volume button ഉം lock button ഊടെ ഒരുമിച്ച് press ചെയ്തത് ഒരു പത്ത് second ഓളം പിടിച്ചു നിക്കുവാണെങ്കി phone automatically factory reset ആവും.

Hello sir കേക്കാവോ? ആഹ് ~പ്പം sir ഇപ്പം അത് അത് ഇപ്പ~ അത് ചെയ്യണ്ടന്നാണ് ഞാനിപ്പം പറയുന്നത് അഹ് sir ന് ആഹ് പറഞ്ഞോ പറഞ്ഞോ sir sir നിപ്പം ചെയ്യാൻ പറ്റുന്നേന്നു വെച്ചാ, അഹ് return policy ല് വരുന്നേന്നു വെച്ചാ sir ഏ ഇപ്പം external അ~ ആയിട്ടൊള്ള damage ഓ ഇനിയിപ്പം product വന്നേനു ശേഷം ഹും ആഹ് product ൽ എന്തേലും crack ഓ അല്ലാതെ display ക്ക് എന്തേലും പ്രശ്നോ അങ്ങനെന്തേലുണ്ടായെന്നു വെച്ചാ, നിങ്ങള് മുഖാന്തിരം അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്‌നം product ന് ഒണ്ടായിട്ടൊണ്ടെങ്കി മാത്രമേ നമുക്ക് return policy ഒള്ളൂ. sir മനസിലായോ? ആഹ് അപ്പം ഇതിപ്പം നിങ്ങടെ ഭാഗത്തു നിന്നൊണ്ടായതാ. ഇതിപ്പം return policy ഇപ്പം,

അതിന് eligible ആണോന്ന് അറിയണോങ്കി ഈ പറഞ്ഞ പോലെ നമ്മടെ ഭാഗത്തു നിന്ന്, അല്ലാതെ തെ~ ആഹ് സംഭവിച്ചയാന്ന് അറിയിക്കണം. അതിനിപ്പം നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്തുവെച്ചാ ഇതിപ്പം റെഡ്‌മിടെ phone അല്ലേ? Okay sir അപ്പം ആഹ് പറഞ്ഞോളൂ. ആഹ് പറ്റത്തൊള്ളൂ ഉം ഇതിപ്പം നിങ്ങടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്, മനസ്സിലായോ sir? ഇതിപ്പം നിങ്ങളാണിപ്പം pattern ഇട്ട് phone lock ആയത്. ഇപ്പം factory reset ഉം ചെയ്യാൻ പറ്റില്ല phone unlock ചെയ്യാനും പറ്റാതെ നിങ്ങക്കിപ്പം pattern മറന്നു പോവേം ചെയ്തു. അപ്പം അതുകൊണ്ട്,

Lock മാറ്റാനായിട്ട് ഇപ്പം ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നേന്നു വെച്ചാ നിങ്ങള് റെഡ്‌മിടെ, റെഡ്‌മി നയൻ എ അല്ലേ model ല് അപ്പം റെഡ്‌മിടെ site ഇ കേറീട്ട് അതില് ക~ ഇതുപോലെ തന്നെ customer care നെ ഏർ customer care നു വേണ്ടീട്ട് ഒരു portal ഒണ്ട്. അതിലേക്ക് നിങ്ങളൊരു mail അയക്കുക. mail അയച്ചേനു ശേഷം ഒരു ഒരു മണിക്കൂറിനുള്ളിലായിരിക്കും reply വരുന്നത്. നിങ്ങക്ക് സംഭ~ നിങ്ങ~ നിങ്ങക്കെന്താ ഏർ ~ങ്ങളെ phone ന് എന്താ സംഭവിച്ചേന്നു വ്യക്തമായിട്ട് വ~ അതില് ഉൾപ്പെടുത്തുക ആ mail ല് സൂചിപ്പിക്കുക. പിന്നെ അതില് photo യും വേണം photo or video add ചെയ്യ okay അവർക്ക് മനസ്സിലാവാൻ പറ്റണം. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കി, ഈ പറഞ്ഞ പോലെ ഒരു മ~ ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ reply വരും. അങ്ങനാണെങ്കി ആഹ് അവരടേന്ന് തന്നെ ആഹ് agency ന്ന് ആള് വരും. ഇപ്പം നമ്മടെ lo~ local areas ല്, റെഡ്‌മിടെ authorized center ഒണ്ടെങ്കി അവിടുന്ന് ആള് വരും. ഇതിപ്പം പ~ product dispatch ചെയ്തേക്കുന്നതിപ്പം കോയമ്പത്തൂരുന്നോ അല്ലാ ഇപ്പം എറണാകുളത്തുന്നോ ഏർ ആണെങ്കിത്തന്നെ നമ്മക്ക് പെട്ടന്ന് ആഹ് service ചെയ്തിട്ട് പെട്ടന്ന് തിരിച്ച് തി~ കിട്ടാൻ ഒള്ള chance ഒണ്ട് അല്ലാതെ, dispa~ dispatch ചെയ്യുന്ന സ്ഥലം ആഹ് ഇപ്പം north ലോട്ടൊക്കെ ആണെങ്കി അതനുസരിച്ച് time ന് delay വരും. മനസ്സിലായോ sir? അപ്പം ആള് വന്ന് pick pick എയ്യും. Pick എയ്യും. പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ sir പൊറത്തോട്ട~ Hello sir ആഹ് okay ആഹ് sir ഇപ്പം ഏർ local areas ന് അ~ അ~ ~ന്ന് ആണ് dispatch ചെയ്തേക്കുന്നെന്നു വെച്ചാ നമ്മടെ ഈ അടുത്തൊള്ള area ന്ന് ആണ് phone പെട്ടന്ന് കിട്ടും.

എന്നുവെച്ചത് ആമസോണിൻറെ product ആവണോന്നില്ല. sir ന് മനസ്സിലായോ? okay അപ്പം അവര് ഒരു mediator മാത്രമാ, നടുക്ക് നിക്കുന്നൊരാള് മാത്രമാണ്, ആമസോൺ എന്നു പറയുന്നത്. ഇത് ആ customer ന് എത്തിക്കാന്നൊള്ള ജോലി മാത്രമേ അവർക്കൊള്ളൂ. അപ്പം അവർക്കതിൻറെ അഹ് അയിലൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പം ചെയ്യാനൊള്ളത് ആ company ക്ക് മാത്രമാണ് ഏർ എം എ പറഞ്ഞിട്ട് brand ന് മാത്രാണ്. അപ്പം നിങ്ങള് ചെയ്യേണ്ടേന്നു വെച്ചാ അവർക്ക് mail അയക്കുക. ഒരു മണിക്കൂറിനുള്ളിൽ അതിൻറെ reply വെരും. ആഹ് പിറ്റേ~ പിറ്റേന്നോ അതിൻറെ രണ്ടു ദിവസത്തിനുള്ളിൽ ആള് വെരും. അപ്പം നിങ്ങക്കത് pack ചെയ്ത് അയക്കാൻ പറ്റും. ഒരു പതിനഞ്ച് ദിവസം ആഹ് പൊറത്തോട്ടാണെങ്കി പതിനഞ്ച് ദിവസം, അല്ലാതെ കേരളത്തിന് അകത്താണെങ്കി ഒരു അഞ്ച് to ആറു ദിവസം, അതിനുള്ളിൽ service ചെയ്തു കിട്ടും.

ആഹ് return ചെയ്യാൻ ഉദ്ദേശിക്കണ്ട sir എ ഇപ്പം return ഇപ്പം available അല്ല. കാര്യം നിങ്ങടെ ഭാഗത്തുനിന്ന് ഒണ്ടായതാണ്. Hello ആഹ് പറഞ്ഞോ. ആഹ് അതെ sir ന് ഇപ്പം ഇപ്പം പറ്റത്തില്ല. അതെ, ഇതാമ്പം നമ്മടെ മുഖേനെ പോവാണെങ്കി ഈ പറഞ്ഞപോലെ ഏർ റെഡ്‌മിടെ ഏർ center ഈ തന്നെ ചെല്ലണോന്നില്ല. ഈ product തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലണോന്നില്ല മനസ്സിലായോ sir? ഇതിപ്പം authorized center ഇ തന്നെ പോയി അവരു തന്നെ, എന്താന്ന് നോക്കി പ്രശ്നം പരിഹരിച്ച് തിരിച്ചതുപോലന്നത് അയക്കുന്നയാണ്. പിന്നെ നിങ്ങക്ക് phone ഉപയോഗിക്കാം. ആ phone തന്നെ ഉപയോഗിക്കാവുന്നതാണ്. Hello ആഹ് okay sir ആഹ് okay ആഹ് അത് ഞാൻ share എയ്‌തേക്കാം, sir ൻറെ number ലേക്ക് ഞാൻ ഇപ്പം തന്നെ അയച്ചേക്കാം. സ~ ആഹ് complai~ okay sir ആഹ് റെഡ്‌മിടെ ഇതിലേക്ക് portal ലേക്ക് അയച്ചാ മതി. അവര് അതിനൊള്ള നടപടിയായി പെട്ടന്നു തന്നെ

ഏത് സാഹചര്യത്തിലായിരിക്കും എന്നല്ലേ?

ആമസോൺ വഴി ഉള്ളതെന്നു വെച്ചാ, ആമസോണിലെ app ഇ ത~ അഹ് okay sir ആഹ് ആമസോൺ app ഇ തന്നെ നിങ്ങക്ക് customer care എന്നുവെച്ചാ സ~ sir ഇപ്പം ഞങ്ങളെ വിളിച്ചില്ലേ അതുപോലും വേണ്ട, പകരം app ല് തന്നെ നമ്മക്കത് ചെയ്യാൻ പറ്റും.

order related ആയിട്ടൊള്ള history വരത്തില്ലേ? track ചെയ്യാനായിട്ട് ഒരു ഇത് വരും അഹ് map പോലെ വെരും, അതുപോലെ തന്നെ ഏർ return option ഉം ആളൊണ്ട്. നിങ്ങളെ return ൻറെ പരാതി അവടെ ചെന്നു കഴിഞ്ഞാ ഏർ within two days ആള് വെരും. ഇ-കാർട്ടീന്ന്, നിങ്ങക്കിപ്പം delivery ചെയ്ത ഇ-കാർട്ടീന്നാണ്. ഇ-കാർട്ടീന്നന്നെ ആള് വരും. അവരത് കൊണ്ടുപോവും.

അത് നിങ്ങള് അഹ് അതിപ്പം നിങ്ങ~ നിങ്ങളിപ്പം order എയ്തിട്ടിപ്പം അഞ്ച് ദിവസത്തിനുള്ളിലല്ലേ കിട്ടിയത്? അഹ് അപ്പം ആ ഒരു സമയം എടുക്കും.

pais~ refund ആണോ sir? refund ചെയ്യാന്നു വെച്ചാൽ ആഹ് ല~ ആഹ് local product ആണെങ്കി, ~ന്നു വെച്ചാ ഈ പറഞ്ഞപോലെ ഒര് offer ല് വരുന്ന ഒണ്ടല്ലോ, ഓ~ offer ല് കിട്ടുന്ന product ന് ആണെങ്കി paisa മുഴുവനായിട്ടും കിട്ടണമെന്നില്ല. Okay sir അയിലൊരു രണ്ടു percentage കൊറച്ചിട്ടായിരിക്കും ബാക്കി paisa refund ആവുന്നത്. അല്ലാതെ prod~ അഹ് product ആണെങ്കി, അവരത് check ചെയ്യും എന്നിട്ട് മാത്രേ എത്ര ശതമാനം തരണോന്ന് അവര് തീരുമാനിക്കും. മനസ്സിലായോ sir? ഇതിപ്പം ഒരു product order ആയിക്കഴിഞ്ഞാ അപ്പം അതിനനുസരിച്ച് ചെലവ്‌ വരുന്നൊണ്ടല്ലോ. Okay അപ്പ അത് അതിൻറെ അഹ് ഉം ബാക്കി കൊറച്ചിട്ട് മാത്രേ ബാക്കി refund ൻറെ അവര് തീരുമാനിക്കത്തോള്ളൂ. Hello sir കേക്കാവോ? അതെ sir അങ്ങ~

ബാക്കി paisa തീരുമാനിച്ചിട്ട് രണ്ടു ദിവസം. രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അതാവും. ആഹ് നാപ്പത്തെട്ട്‍ മണിക്കൂറിനുള്ളിൽ തന്നെ അത് credit ആവുന്നതാണ്. Okay sir ഞാൻ അയച്ചേക്കാം. sir ന് sir ൻറെ വിലയേറിയ സമയം,

നമസ്കാരം എനിക്ക് എൻറെ ഇഷ്ടപ്പെട്ട ബുക്കിന്റെ കുറിച്ച് പറയണമെങ്കിൽ ആട് ജീവിതം ആടുജീവിതം എഴുതുന്നു പറയുന്ന നേരം ആട് ബഷീർ എന്ന ഒരാളാണ് എഴുതിയത് ബുക്ക് എഴുതിയ ആളുടെ പേര് ബെഞ്ചമിനും അതിൻറെ അകത്തുള്ള full character ആളിന്റെ പേരും ബഷീർ എന്നാണ് ഈ ബെഞ്ചമിൻ ബഷീറിനെ കണ്ടുമുട്ടി എന്ന് വെച്ച് പറയുന്ന നേരം ബെഞ്ചമിന്റെയും ബഷീറിന്റെയും കൂട്ടുകാരൻ ആയിട്ടുള്ള ഒരാള് ഒരു ദിവസം ഇവരെ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനത്തെ ഒരാളെ കുറിച്ചുള്ള കഥ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ബെഞ്ചമിൻ ആ സമയത്ത് ബുക്ക് എഴുതാൻ വേണ്ടി നടക്കുകയായിരുന്നു ആയാളുകൂ നല്ലൊരു കഥ വേണുമമെന്ന് പറയുകയാഉണ്ടായി ആ കഥയിക്കുവേണ്ടി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കൂടി ചെന്ന് കണ്ടപ്പോൾ ബഷീർ ആദ്യം ബഷീർ കണ്ടപ്പോൾ വളരെ നല്ലൊരു കഥയാണ് ബഷീറിനെ കണ്ടപ്പോൾ ബഷീറിനോട് ഇങ്ങനത്തെ കാര്യം വല്ലത്തും നടന്നിട്ടുട്ടോ ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞു അതൊക്കെ പണ്ടത്തെ കാര്യമല്ല ഞാൻ എതിനാ അവനെ കുറിച്ചുപരായന്നത് അതൊകെ നമ്മ മറന്നുപോയകരിയമല്ലേ അതിനെ കുറിച്ചിട്ട് ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നു പറഞ്ഞു എന്നിട്ട് അങ്ങനെ അഞ്ചാറുപ്രാവിശ്യാമം ചോദിച്ചിട്ടാണ് അയാളുടെ യഥാർഥ ജീവിതന്നെ കുറിച്ച്ഓകെ പറഞ്ഞത്തു ഈ ആട് ജീവിതം നമുക്ക് വായിക്കാന് വരുമെന്ന് തോന്നുന്നത് പറയുന്നനേരം ഈ ആട് വളരെ നടക്കാത്ത കഥ എന്നു പറയുന്നനേരം ഒരിക്കലും നടക്കാത്ത കഥ എന്നു നമുക്ക് തോന്നും ഈ ഇല്ലാത്ത ബഷീറിന്റെ ജീവിതം പറയുന്ന നേരം ബഷീർ സാധാരണ എന്താണു സാധാരണ ആയാളക്ക് പറ്റിയ ആയാളക് ഭാര്യയുള്ള സമയത്ത് അയാളുടെ ജോലി എന്നു പറയുന്ന നേരം സാധാരണ വെള്ളത്തിൽ മുങ്ങി നീന്തി അവിടുന്ന് എണീറ്റ് വന്ന് മണൽ കോരി ജീവിക്കലായിരുന്നു അയാളുടെ പരിപാടി അങ്ങനെ അയാൾ വളരെ തൃപ്തികരമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരാൾ ഈ ബെഞ്ചമിൻ ബഷീറിന്റെ കൂട്ടുകാരൻ ഒരാൾ ബഷീറിനോട് ചെന്നുപറഞ്ഞു ദുബായ് പോക്കാന് ഒരു അവസരമുണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോ ഏത് മലയാളിയുടെ ആഗ്രഹമാനുള്ളത് ദുബയി പോകുക ദുബായി പൈസ കാരനായി തിരിച്ചുവരുക വലിയ വീട് പണിയിക കൂട്ടുകാരെ കാണിക്കാൻ അങ്ങനെ ഈ മലയാളത്തിന്റെ വളരെ ഒരു ആഗ്രഹത്തിന് പോയപ്പോള് നടന്നത്തേതാണെന്ന് എയാൾ പോകും എന്നു തോന്നുന്നില്ല അങ്ങനെ എയാൾ വളരെയധികം

ബഷീർ കൂട്ടികൂട്ടി അങ്ങനെ ഒരു ദിവസം ഒരു പതിനെന്നയായിരത്തി രൂപ യെതൊ അയാളുടെ കൈല്ലുണ്ടായി ആ പൈസയുംകൊണ്ട് അയാൾ കടംവാങ്ങി ഭാര്യയുടെ സ്വർണ്ണം വിറ്റു യെല്ലാം വിറ്റു ആണ് എയാൾ ദുബായ് പോക്കാന് ഒരുങ്ങുന്നത് പക്ഷേ ഇയാൾ ദുബായി പോണ സമയത്ത് ഓർക്കണം ബഷീറിൻറെ മോൻ അയാളുടെ ഭാര്യയുടെ വയറ്റിലായിരുന്നു ബഷീറിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു പക്ഷേ ബഷീർ ഒറ്റയികയിരുനില ബഷീറിൻറെ ഒപ്പം കൂടെപ്പോകൻ വേരഒരുആളും കൂടി ഉണ്ടായിരുന്നു ബഷീറിന്റെ ഒപ്പം കൂടെപ്പോകൻ അലുംപരയുംനേരം ബഷീര്‍മുപത് മുപതഞ്ഞുവയസും ഇരുപതു ത്ഇരുപതഞ്ഞുവയസുഉള്ള ഒരു ആളും ആ കൂടെ ഉള്ള ചെക്കന്‍ അതിനെട് ഇരുപതു വയസുള്ളആളും ചേകന്‍ കണ്‍ കാണന്‍ വളരെ സുന്ദരനും

എല്ലാം കഴിഞ്ഞ് ഇയാൾ നേരെ ദുബായിലോട്ടു പോക്കൻ ഈ കൂട്ടുകാരൻ ഒപ്പം തയ്യാറായി കൂട്ടുകാരൻ ഒപ്പം തയ്യാറായി കഴിഞ്ഞ് കൂട്ടായരോടാനൊപ്പം തയ്യാറായിക്കഴിഞ്ഞു തയ്യാർ കഴിഞ്ഞ് മുംബൈയിലെത്തിയപ്പോൾ മുംബൈയിലെത്തിയപ്പോൾ മുംബൈയിലെ ബഷീറിനു ബഷീറിന്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആ കൂട്ടുകാരൻ ബഷീറിന്റെ കൂട്ടുകാരനെ കണ്ടു അങ്ങനെ ഇയാൾ മുംബൈ നഗരത്തെ സ്വപ്നം കണ്ടു മുംബൈ നഗരത്തിൽ എല്ലാസ്ഥലവും പോയി ഫുട്ടുംകഴിച് എല്ലാസ്ഥലവും അങ്ങനെ മുംബൈ പോയി മുംബൈപോയി അവരുടെകുട്ടുകരന്നുഇയള്ളുടെ വാച്ച് കൊടുത്തുംഎല്ലാം കഴിഞ്ഞ് മുംബൈനിന്നും നേരെ പോയി ദുബായി വന്നിറങ്ങി ദുബായ് വന്ന് ഇറങ്ങിയപ്പോൾ ഈയള്ലെ വിളിക്കാൻ വരാനുള്ള ഏജന്റ് എന്ന് പരയുംനേരം അർബാബ് എന്നാണ് ഇവരെ ഇവരുടെ രക്ഷകർ വന്നില്ല അങ്ങനെ ഇയാൾ നിന്ന് നിന്ന് രാത്രി പത്രണ്ട് മണിവരെ യായിട്ടും ആരെയും കണ്ടില്ലങ്ങനെ ഇത്തിരി താമസിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും മുഷിഞ്ഞ വേഷത്തിലേക്ക് ഏറ്റവും

ഈ അർബാബ് എന്റെ വണ്ടിയില്‍ പൊയ് ഫ്രാണ്ട്ബെന്ന്ജില്‍ കെരീരികന്ന കാന്‍ നോകിയപോള്‍ അർബാബ്പറഞ്ഞു ബാക്ക്കിലോട്ടു പോകാന്‍ ബാക്കില്‍ പൊയിയാല്‍ അങ്ങനെ ഇരുന്നു അപ്പൊ ഇയാള്‍ അങ്ങനെ നോകുന്നാള്ളന്നു ഈ പാസ്പോര്‍ട്ട് ഓക്കേ ഈ അർബാബ് കൈല്‍ ലാണ് ഈ അർബാബ് കൈല്‍ ലാണ് ഇവരുടെ പാസ്പോര്‍ട്ട് ഓക്കേ എങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കൊടും രാത്രി കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ

അങ്ങനെ ഇയാൾ പോയപ്പോൾ ഇങ്ങനെ പോയി പോയി രാത്രി വണ്ടി തയ്യാറാക്ക പൊട്ടി പോയപ്പോൾ അങ്ങനെ ഇയാൾ പോയപ്പോൾ പോയി പോയി കാറിൻറെ ശരിയാക്കിയ രാത്രി വെള്ളമൊക്കെ കുടിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയി അവിടെ അതിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്ക് ഉള്ള പ്രശ്നമുണ്ടായത് അവിടെ പോയിഎത്തിയപ്പോള്‍ ഇയാള്‍ആദ്യം ഇയാളുടെകൂടെയുള്ള ആളിനെ പിടിച്ച്‌ വേറൊരു അര്ബബിനു കൊടുത്ത് അപ്പോള്‍ ഇയാള്‍ വിചാരിച്ചു ഇയാള്‍ ഇയാളുടെ കൂടെ ഒരുമിച്ചു ആയിരിക്കുമെന്ന്

അങ്ങനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇയാള്‍ക്ക് മനസിലായത് നേര പോകുന്നത് നരകതില്ലോട്ട കാരണം അവിടെ മൊത്തം ആടുകലായിരുന്നു ആടുകളെ നോക്കാന്‍ ആണെങ്കില്‍ ഒരു സ്ഥലവുംഉണ്ടാകില ഒരു മുറി ഇല്ല ഒരു റൂമില്ല ഒരു വിടില്ല ഒന്നുമില്ല ആകെ നിലബരമായ പ്രദേശം ആ പ്രദേശതന്നെങ്ങയിൽ ആരുമില്ല നോക്കാൻ മൊത്തം ഇങ്ങനെ നിലമ്പരമായി കിടക്കും വെള്ളമില്ല കുടിക്കാൻ പക്ഷേ വെള്ളം ഉണ്ട് വലിയ ടാങ്കിൽ പക്ഷേ അയാൾ വിചാരിച്ചു നമുക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് പക്ഷേ അയാൾ വിചാരിച്ചത് നമുക്ക് തെറ്റാണെന്ന് ഇത്തിരി ആയിട്ട് നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരാമമാണ് നേരെ അവിടെ പോയി എത്തി എന്നിട്ട് അവിടെ പോയി എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇയാൾ നേരെ നരകത്തിലാണ് ഈ അർബാബ് ഈ ബഷീറിനെ അയാളുടെ താമസിക്കുന്ന വേറൊരു പണിക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി ഇയാൾ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് മനസിലായത് ആടും മേക്കിലാണ് ഇയാളുടെ ജോലിയെന്ന് അരിഞ്ഞത് എന്തായാലും പോട്ടെ എന്നു പറഞ്ഞു നേരെ അങ്ങോട്ട് പോയി എത്തിയത് പണ്ടത്തെ പണ്ടത്തെ പണിക്ക് എന്റെ അടുത്താണ് എത്തിയത്? പണിക്കാരനാണെങ്കിൽ ഭയങ്കര ജീവിയെന്നാണ് ബഷീർ പറഞ്ഞത് കാരണം അയാളുട നഖമൊക്കെ ഇങ്ങനെ വളർത്തിരികുന്നത് ഇതുവരെ യായിട്ടും കുളിച്ചിട്ടില്ല പതുവര്ഷം പഴകം ഉണ്ടാകും അങ്ങനെ ഒരു കൊടും വലിയ സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് താമസിക്കുകയായിരുന്നു അയാൾ അങ്ങനെ താമസിക്കുന്ന ആൾക്കു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇയാൾ പുതിയ ആൾ വന്നത് കണ്ടപ്പോൾ ഇയാൾ ചിരിച്ചു ഈ ചിരിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലായി ഈ ചിരിയുടെ ഉള്ളിൽ എന്താണെന്നു ഇയാള്‍ക്ക് മനസിലായില അങ്ങനെ ഇയാള്‍ അവിടെ കിടന്നുറങ്ങിയ അടുത്ത ദിവസമായി ഈ പുതിയ പണിക്കാരന് പഴയ പണിക്കാരും ബഷീറിന് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു ബഷീര്‍ അതേപോലെ ചെയ്തു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടി പക്ഷ ഇയാള്‍ അവിടെ പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാന്‍ പോയപ്പോള്‍ വെള്ളം പോലും അയാള്‍ക്ക്‌ കൊടുകുന്നില്ല വെള്ളം രാവിലെ കൊടുക്കും ഒരു കുബ്ബൂസും പറ്റിയ ആ കുബ്ബൂസും വെള്ളവും വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഇയാള്‍ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നേരെ പിള്ളാരെ പറഞ്ഞു പുറത്തുവിട്ടു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് രാത്രിയായപ്പോൾ അടുത്ത ദിവസം വന്നപ്പോൾ ഈ പണിക്കാരൻ നേരെ നാടുവിട്ടു. ആ പണിക്കാരൻ ആണെങ്കിൽ ഈ സ്ഥലം വിട്ട് വേറെ ഇടതോട്ടുപോയി ബഷീറേ ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ആരുമില്ല കൂടെ ആകെയുള്ളത് കുറെ കുറെ ആടുകള്‍ ഇയാള്‍ ഇയാളുടെ ഭാര്യയെനിയും അയാള്ളുടെ വരാന്‍പോണ കുഞ്ഞിനേയും ഓർത്തോർത്തിയിരിക്കുകയായിരുന്നു കുറെ കഴിയുമ്പോൾ പണിയെടുത്ത് പണിയെടുത്ത് ഒരു അഞ്ചാറു മാസം കഴിഞ്ഞനേരം ഇയാള്‍ക്ക് ഇയാളുടെ പുറം ജീവിതം ഉള്ളത് തന്നെ മറന്നുപോയി ഇയാള്‍ പുതിയ മനുഷ്യരെ പോലും കണ്ടില്ല ആകെ കുറച്ചു ആടിനെയും ഈ അര്ബബിനെ മാത്രമേ അറിയാന്‍പാടുള്ളൂ അതുകൊണ്ട് അയാള്‍ അയാളുടെ മൊത്ത കഷ്ടപ്പെടല്‍ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ അര്ബാബിന്റെ വേറൊരു അര്ബാബിന്റെഅറബാബിറെ കല്യാണത്തിന് വേണ്ടിപോകനായ് അര്ബബൂ ഇവരും കൂടി തയ്യാറായി അങ്ങനെ പോയപ്പോള്‍ ഇവനോട് പറഞ്ഞു നീ ഇവിടെനിക്ക് നീ ഈ സ്ഥലം വൃത്തിയാക്കിയാല്‍ തിരിച്ചുവന്നാല്‍ ബിരിയാണി കൊണ്ടുവരാമെന്ന് പക്ഷേ ഇയാള്‍ക്ക് അറിയാന്‍ പാടില്ലായിരുന്നു ഈ ബഷീർ ഇവൻറെ പഴയ കൂട്ടുകാരനുമായി നാടുവിടാൻ പോകുന്നു എന്ന് ഈ ബഷീർ ഈ അറബാബ് ഉറപ്പായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടിച്ചേര്‍ന്ന സ്ഥലം വിട്ട് നേരെ പുരതോട്ടു പോയി

അങ്ങനെ ഉറങ്ങി ഇവര്‍ ഓടിയോടി പിന്നെയും ഓടി അങ്ങനെ ഓടിയെത്തിയപ്പോള്‍ ഇവരെയൊക്കെ ഇങ്ങനെ ഓടിയെത്തപ്പോള്‍അവര്‍ നേരെ ഒരു ടൌണ്‍ കണ്ടു ആ ടൌണിന്റെ വക്കതാനെഗില്ലോ ആരും ഇയാളെ നോക്കുന്ന പോലുമില്ല കാരണം ഇയാളെ കണ്ടാല്‍ വികൃത ജീവിയാണ് ഈ ലോകത്ത് അല്ല എന്ന് നേരെ പോയി ഒരു ഹോട്ടലിന്റെ ഫ്രാണ്ടിലെത്തി അതൊരു മലയാളിയുടെ ഹോട്ടലിന്റെ ഫ്രെണ്ടില്‍പോയി അയാള്‍ കിടന്നു ഉറങ്ങി ഉറങ്ങിയില്ല നമ്മുക്ക് പറയണമെങ്കില്‍ അയാള്‍ തലകറങ്ങി വീണതാണ് വെള്ളം പോലും കിട്ടാതെ ആയിരുന്നോ അതിന്റെ ഹോട്ടലിന്‍റെ ഹോട്ടലിന്‍റെഎന്താ ആ ഇക്ക ഐക്കനാണ് ഹോട്ടലിന്‍റെപേര് പിന്നെ എല്ലാകര്യവും ചെയ്തു എല്ലാ കാര്യം ചെയ്തു ഇയാളെ ഹോസ്പിറ്റലിലോട്ടു പറഞ്ഞുവിട്ടു ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു എല്ലാ കാര്യം ചെയ്ത് കഴിഞ്ഞ ഇയാളെ നാട്ടിലോട്ട് പറഞ്ഞോ നാട്ടിലോട്ട് പറഞ്ഞ വിട്ടപ്പോൾ എല്ലാ രക്ഷിച്ചു നമുക്ക് ഇതില്‍ കൂടി മനസിലാകന്നുള്ള പാഠം എന്താന്നുപരയുംനേരം നിങ്ങള്‍ ഇവിടെ പോയി നിന്നാലും നിങ്ങള്‍ നിങ്ങളുടെ കഴിവ് നോക്കണം ആരും നിങ്ങളെ രക്ഷിക്കില്ല പുറത്തു രാജ്യത്ത് പോയി രക്ഷപ്പെടാന്‍ എന്ന് വെച്ചാല്‍ നിങ്ങളുടെ കാര്യം നടക്കില്ല നമ്മുക്ക് സ്വയം ജീവിക്കാനുള്ള കഴിവ് വേണം അതാണ്‌ ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്‌ എല്ലാവര്ക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രജാലക്കാരായ hormone കളെ കുറിച്ചാണ് നമ്മുടെ ശാരീരികവും മാനസീകവുമായാമ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നതിൽ hormone ഉകൾ പ്രധാന പങ്ക് വഹിക്കുന്നു ആരോഗ്യ മേഖലയിൽ ഇന്ന് ഏറ്റവും ചർച്ചപ്പെടെ പെടുന്ന hormone ഉകളുടെ പ്രവർത്തനത്തെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും മനസിലാക്കുന്നത് മെച്ചപ്പെട്ട ജീവിതത്തിന് നമ്മളെ സഹായിക്കും ചില നേരങ്ങളിൽ കാരണം അറിയാതെയുള്ള വിഷാദവും ക്ഷിപ്രകോപവും മറ്റുചിലപ്പോൾ ആഹ്ലാദത്തിന്റെ ആകാശങ്ങളിൽ പക്ഷിയെപ്പോലെ ഉയർന്നു പാറക്കലുകളും അനിയന്ത്രിതവും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 ഇത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ സന് സന്ദേഹപ്പെടാറില്ലേ ഒട്ടും അതി ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ പ്രശ്നങ്ങളെ ഒരുപ ഒരു പൂ വിടരുന്ന മനോഹാരിതയോടെ കൈകാര്യം ചെയ്തവരും എന്നാൽ മാറി കടക്കാൻ എളുപ്പമെന്നു കരുതിയ ഒരു സാഹചര്യത്തെ വൈകാരികമായി ഇടപെട്ട് സങ്കീര്ണമാക്കിയവരും ഉണ്ടാവാം നമ്മളിൽ കൂടുതൽ ആലോളിച് തല ചൂടാക്കേണ്ട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 ദേഷ്യവും പ്രണയവും പകയും സങ്കടവും സന്തോഷവും എല്ലാം അവരിലൂടെയാണ് പ്രതിഫലിക്കുന്നത് മനുഷ്യന്റെ ശാരീരിക വൈകാരിക ആരോഗ്യത്തെ പ്രതിഫലിക്കുന്നത് കൃത്യമായി അനുതാ ഉത്പാദിക്കപെടുന്ന hormone ഉകളാണ് ശരീരത്തിന്റെ വിവിധ മാറ്റങ്ങളെ നിര്ണയിക്കുന്നതിൽ hormone കൾക്ക് വലിയ പങ്കു വഹിക്കുന്നു വിശപ്പ് ശരീര ഭാരം ശാരീരിക പ്രക്രിയകൾ മാനസികാവസ്ഥ എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുന്ന സന്ദേശ വാഹകരാണിവ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ അപമരിക്കുന്ന ഒരു പ്രശ്നമാണ് hormone സന്തുലിതാവസ്ഥ ചെറിയ കുട്ടികളടക്കം ധാരാളം പേർ അവരുടെ ജീവിതത്തിൽ hormone ഉകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു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 മാത്രമല്ല hormone ഉകളുടെ കൂട്ടത്തിനുള്ളിൽ നിരോധ കാരികളും ഉണ്ട് അവയവങ്ങളും ശാരീരിക കോശങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് hormone ഉകൾ മുഗേനയാണ് ജീവനഗ്രന്ഥികൾ മനുഷ്യ ശരീരത്ത് രണ്ടുതരാം ഗ്രന്ധികളാണ് ഉള്ളത് endocrine ഗ്രന്ധിക്കുകളും exocrine ഗ്രന്ഥികളും നാളീരഹിത ഗ്രംധികളെ ആയ അന്തസ്രാവ ഗ്രന്ധികളാണ് ശരീര പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്ന hormone ഉകൾ ഉല്പാദിപ്പിക്കുന്നത് അത് നേരിട്ട് രക്തത്തിലേക്ക് എത്തിച്ചേരുന്നു pituitary pineal thyroid parathyroid തൈമർ adrenal pancreas അണ്ഡ അണ്ഡാശയം testis തുടങ്ങിയവയാണ് പ്രധാന ഗ്രന്ഥികൾ ഒതോ ഓരോ ഗ്രന്ധികൾക്കും hormone ഉം പ്രത്യേക ധർമ്മങ്ങളുണ്ട്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 നിയന്ത്രിക്കുന്ന thyroid hormone ഉകളായ ടി ത്രീ ടി ഫൗർ എന്നിവ ഉല്പാദിപ്പിക്കണമെങ്കിൽ ഹൈപ്പോ തലാമർ തൈറോടോപിക് releasing hormoneTRH ഉല്പാദിപ്പിക്കണം TRH pituitary പോയി THYROIDSTIMULATINGHORMONE അതായത് TSH ഉല്പാദിപ്പിച് thyroid ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ചു എങ്കിൽ മാത്രമേ thyroid hormone ഉകൾ ഉല്പാദിപ്പിക്കപെടുകയുള്ളു ഇനി അഥവാ രക്തത്തിൽ thyroid hormone അളവ് കൂടിയാൽ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ inhibitory hormone ഇടപെടണം നിയന്ത്രണ hormone ഉകൾ അല്ലാത്ത പക്ഷം hyper അല്ലെങ്കിൽ hypothyroidism ഉണ്ടായേക്കാം അത് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾക് കാരണമാകും എല്ലാ hormone ഉകളിലും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപെടുത്തുന്നുണ്ട് വളർച്ചയെ നിയന്ത്രിക്കുന്ന growth hormone കൂടിയാൽ അമിതമായ ശാരീരിക വളർച്ചയും അത് gigantism കുറഞ്ഞാൽ അഥവാ adorphism ഉണ്ടാവാറുണ്ട് thyroid ജീവിതത്തിന്റൊപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട hormone സന്തുലിതാവസ്ഥ ശരീരത്തിൽ ഏറ്റവു വലിയ അന്തസ്രാനിക്ക് ഇടയായ thyroid ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന ഹോർമ് hormone ഉകളുടെ കാര്യത്തിലാണ് മാറിയ ജീവിത ശൈലി ഏറ്റവും അതികം ആൾക്കാരെ അലട്ടുന്ന പ്രശ്നമാണ് thyroid hormone ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും വൈകാരികമായ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം hypothyroidism hyperthyroidism എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ശരീര ഭാരം കൂടുക അലസത വിഷാദ രോഗം ചർമം വളരുക മുടി കൊഴിച്ചൽ ഹൃദയമിടിപ്പ് വർദ്ധിക്കുക celastrol കൂടുക സ്ത്രീകളിൽ ക്രമ രഹിതമായ ആർത്തവം അമിതമായ രക്തസ്രാവം തുടങ്ങിയവയാണ് hypothyroidsm ത്തിൻറെ പ്രധാന ലക്ഷണങ്ങൾ തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടാവും കൈകാലുകളിലേക്ക് രക്ത പ്രാവാഹം മന്ദിഭവിക്കുന്നു